ഐ മാളവിക ഈസ്‌ ട്വന്‍റി ടു ഇയേഴ്സ്. ടു ഹിയര്‍ ബൈ ഗിവ് മൈ അണ്‍കണ്ടീഷണല്‍ ഈസ്‌ എവര്‍ ടു ടു കണ്‍സന്‍റ് ഇട്ട്‌ മദ്രാസ്‌ ആന്‍ഡ്‌ യെസ് ആന്‍ഡ്‌ ബി യെസ് ടു അസ് പബ്ലിഷ്

ടു ഡു ആന്‍ഡ് ഡിറ്റെയില്‍ഡ് റെക്കോര്‍ഡിംഗ് ഓഫ് മൈ വോയിസ്‌ ആന്‍ഡ്‌ വീഡിയോ കോണ്‍വര്‍സേഷന്‍

ഐ ഡു അണ്‍ കണ്‍ഡീഷണലിഅസൈന്‍ ഓഫ് മൈ റൈറ്റ്സ്. ദി റെക്കോര്‍ഡഡ് വീഡിയോ ആന്‍ഡ്‌ ഓഡിയോ ഓഫ് 2021-22 ടു ഇട്ട്‌ മദ്രാസ്‌ കണ്‍ക്ലൂഷന്‍ ഫോര്‍ ഇന്ത്യന്‍ ലാംഗ്വേജ്സ്

ഇന്ത്യന്‍ ലാംഗ്വേജ്സ്യൂസ് ദി റെക്കോര്‍ഡഡ് വീഡിയോ ആന്‍ഡ്‌ ഓഡിയോ.

ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-2022 ഫോർ തെ...ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി, ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്‌. തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-2022 ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌. ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ.

കുട്ടിയെ കുട്ടിക്കാലത്തെ കാലാവസ്ഥയെനേ ക്കാട്ടി എത്രയേറെ മാറിയിരിക്കുന്നു. നമ്മളുടെ ഇപ്പൊ അമിതതാ കാരണം, എങ്കിലും

ആഹ്. കാലാവസ്ഥ പറഞ്ഞത് പോലെ തന്നെ നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഏഹ് നമുക്ക് ഏകദേശം എല്ലാം നമുക്ക് ഏഹ് അറിയായിരുന്നു. ഇപ്പോൾ ആറ്...കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആറ് മാസം വേനൽ. പിന്നെ ആറ് മാസം മഴ എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വേനൽ കാലമെന്ന് പറയുന്നത് ജനുവരി തൊട്ട് ഏഹ് ഏകദേശം ഏഹ് ജൂൺ വരെ. പിന്നെ അതിന് ശേഷം ബാക്കി ആറ് മാസം മഴ. അങ്ങനെയാണ് നമ്മളുടെ കണക്കുകൂട്ടലുകളിലാണ് ഇത്രയും കാലം നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിവിശേഷം കുറേയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിൽ പ്രതീക്ഷിക്കുന്നിടത്ത് വെയിൽ വരുന്നില്ല. നമ്മൾ മഴ പ്രതീക്ഷിക്കുന്ന സമയത്താണ് വെയിൽ വരുന്നത്. വെയിൽ പ്രതീക്ഷിക്കുന്ന സമയത്താണ് മഴ വരുന്നത്. എന്നാലും ഏഹ് പിന്നെ ഓണക്കാലമാകുമ്പോൾ പൊതുവെ വെയിൽ മാത്രമായിട്ടാണ് ഉണ്ടാകാർ. പക്ഷെ ഇപ്പോൾ ഏഹ് തിരുവോണനാൾ വരെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായമുള്ളത്?

ജൂണ്‍ മാസത്തില് വരേണ്ട മഴ ജൂണ്‍ മാസത്തില്‍ തന്നല്ല വരുന്നത്.

ഒരു അന്നത്തെ എനിക്ക് ഇല്ലാത്തപ്പോ മഴ ഒരു ഡിസ്കണ്‍ടിന്യൂസ് അല്ല.മഴയെ കൊണ്ടെനിക്ക് ശല്യമില്ല. കൊടെയെല്ലാം കൊണ്ട് പോകുന്നത് ഒരു രസമായിരുന്നു. സന്തോഷാരുന്നു.

കുട്ടികള്‍ക്ക് ഇപ്പൊ സ്കൂളി പോ സ്കൂള് തുറക്കുന്ന കാലത്ത് മഴ

ക്റ്റായിട്ട് പോകുവാരുന്നു. സ്കൂള് തുറക്കുമ്പോള്‍ മഴ. അത് കഴിഞ്ഞിട്ട് കടമില്ല മഴ. ഡിസംബറിലാകുമ്പോള്‍ ഒരു മഞ്ഞ്. ജനുവരിലൊക്കെ അങ്ങനെ

കൃത്യമായിട്ട്‌ പൊയ്ക്കൊണ്ടിരുന്ന കാലാവസ്ഥ ശൈലി മാറിയിട്ടുണ്ട്.

ആ അങ്ങനെ ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏഹ് ഈ പറഞ്ഞത് പോലെ ജൂണിൽ തന്നെ ക്ലാസുകൾ തുറക്കുമ്പോൾ വിദ്യാലയങ്ങളിലായാലും ഏഹ് അത് ഒരു ഉപരിപഠനത്തിനായാലും ഏഹ് ആ ഒരു മഴ കൊണ്ടിട്ട് സ്കൂളിൽ കൊണ്ടിട്ട് വിദ്യാലയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സുഖമുള്ള കാര്യം തന്നെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇപ്പോഴും ഏഹ് ഒരു പുതിയ കുട വാങ്ങിക്കും കുട വാങ്ങിക്കുന്നതും പിന്നെ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ അതിന്റെതായൊരു പുതുമയുണ്ട്. എന്നാൽ അത് നനയുകയും ചെയ്യും പക്ഷെ എന്നാലും നമുക്കതൊരു രസം തന്നെയായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു വെയി...വെയിലിന്റെ കാര്യം വരുമ്പോഴാണെങ്കിൽ തീക്ഷണമായ ചൂടാണ്. സഹിക്കാൻ ആവാത്തത്ര ചൂടാണ് വെയിലിനുള്ളത്. പ...പണ്ടത്തെ വെയിൽ കൊള്ളുക എന്ന് വെച്ചാൽ ഇത്രയും വിഷയം ഉണ്ടായിരുന്നില്ല. ഏഹ് ബാക്കി ദേഹത്ത് പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പരുതി വിട്ട് നമ്മുടെ ദേഹത്ത് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലി കറുക്കുകയും അത് കൂടാതെ ഏഹ് ബാക്കി പാർശ്വഫലങ്ങളായിട്ട് പൊള്ളലേൽക്കുകയും ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏഹ് വാർത്തകളിലൂടെ ഇപ്പോൾ നമ്മൾ അറിയുകയും ചെയ്തു. നമുക്ക് തന്നെ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഏഹ് ഇപ്പോൾ മഴ പൊതുവെ പറയുകയാണെങ്കിൽ മഴ കുറച്ച് ഏഹ് കുറച്ചല്ല നല്ല രീതിയിൽ കുറയുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിക്കാത്തപ്പോൾ മഴ നല്ല രീതിയിൽ കൂടിയിട്ട് വെള്ളപ്പൊക്കം പോലത്തെ സാധനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതേ, സൂര്യാതാപമേറ്റ് പൊള്ളലേറ്റ് മരി

ഇതിനു മുമ്പ് കേരളത്തില്‍ ഇങ്ങനെയൊന്നും, ഇങ്ങനത്തെ ഒരു കാലവസ്ഥയല്ലായിരുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കില്‍ കൊല്ലത്ത് കൊല്ലത്ത്

അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ അറിയില്ല. കാലാവസ്ഥ മാറിയേന്‍റെ ഒരു ഒരു ഒരു ഒരു പ്രശ്നമാണ്.. അത് അതാണ് അങ്ങനെയാണെന്നുപരി ബാക്കി പഠനങ്ങള്‍ നടന്നു കൊണ്ടിരി ക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങള്‍ ഇതിനു മുന്നില്‍ എവിടേം നടന്നിട്ടില്ല. പിന്നെ നടക്കേണ്ട നടന്നുകൂട അതാണ്. ആഹ്. അത് ശരിയാണ് പറഞ്ഞത്. പിന്നെ നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെയൊരു ഏഹ് അങ്ങനെ പറയുകയാണെങ്കിൽ നഗരങ്ങളിലെ ഫ്‌ളാറ്റുകളുടെ എണ്ണം കൂടിയതൊക്കെ ഇതിന് ഒരു കാരണമായി നമുക്ക് പറയാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏഹ് ഏഹ് കണ്ടൽക്കാടുകൾ ഇല്ലാതായി. കാടുകൾ ഇല്ലാതെയായി. മരങ്ങളുടെ എണ്ണം നല്ല രീതിയിൽ തന്നെ ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. പിന്നെ അതിന്റെയൊരു കാര്യം ഈ പ്രളയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏഹ് പണ്ട് ഒരു രണ്ടായിരത്തിപ്പതിനേഴിന് മുൻപ് വരെ ഈ പ്രളയം എന്നൊരു ഏഹ് ഇത് ഉണ്ട്. പക്ഷെ അത് മറ്റു സംസ്ഥാനങ്ങളിലാണ് കൂടുതലും സംഭവിക്കുന്നത്. ചെന്നൈയിലാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ പ്രളയം ഓണം, വിഷു പോലെ പ്രളയം ഇപ്പോൾ വന്ന് തുടങ്ങി. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വെള്ളക്കെട്ടുകൾ വരുകയും നമ്മൾ ഏഹ് പ്രതീക്ഷിക്കാത്ത സമയത്ത് വല്ലാണ്ട് മഴ പെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ തോരാതെ മഴ പെയ്താൽ മുങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഒരു ഏഹ് ഒരു ഉറപ്പില്ല ഇനിയും മഴ പെയ്താൽ മഴ നിൽക്കുമോ മഴ നിന്നില്ലെങ്കിൽ പിന്നീട് ഇനി വന്ന് വെള്ളം പൊങ്ങി ബാക്കി നമ്മുടെ വീടിനെയും ബാക്കി സ...ഉപകരണങ്ങളെയും ബാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നങ്ങൾ ഒരു മാനസികസംഘർഷമാണ് ഒട്ടുമിക്ക അങ്ങനെ മലയാളികൾ ഈ മഴ ഒരു പരിധി വിട്ട് പെയ്യുമ്പോൾ പേടിച്ചിരിക്കുന്നത്. ഇനി വെള്ളം പൊങ്ങുമോ? ഇനി വെള്ളം പൊങ്ങിയാൽ എന്തായിരിക്കും? ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പറ്റുക? എന്നൊരു പ്രശ്ന... പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ ഇത്ര മഴ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ കൊച്ചിക്കാർക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാണ്. ഒരു ഒന്നര മണിക്കൂർ കഷ്ടി പെയ്ത മഴയിലാണ് കൊച്ചി മൊത്തം മുങ്ങിയത്. ആ മുങ്ങിയതിൽ പലർക്കും ബാധിച്ചിട്ടുണ്ട്. പലരെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഏഹ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. മുനിസിപ്പൽ...മുനിസിപ്പാലിറ്റിയിൽ അത് അഹ് ഈ ഭരണകർത്താക്കളും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കിയിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ഓ ഓടകൾ കൃത്യമായി ഏഹ് വൃത്തിയാക്കുകയും മാലിന്യ നിർമാർജനം വളരെ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇത്രത്തോളം പ്രളയം വരാതെ നമുക്ക് ഒരു പരുധി വരെ നോക്കാമായിരുന്നു. എന്നാൽ അവർ അവരുടെ ജോലി മര്യാദക്ക് ചെയ്തില്ല. അതിന്റെ പാർശ്വഫലമായിട്ട് അനുഭവിച്ചത് ജനങ്ങളുമാണ്. പൊതുജനമാണ് അത് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏഹ് സർക്കാരും ഒരു രീതിയിൽ സർക്കാർ ഇതിലേക്ക് ഒരു സംഭാവന ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്താണ് യുടെ അഭിപ്രായം? അങ്ങനെയാണോ? ഞാന്‍ താമസിക്കുന്നത്. അവിടെ എനിക്ക് കൊറേ പരിചയയമുള്ള കൂട്ടുകാരെ ഇന്ന് വെള്ള പൊക്ക ക്കം ഏറെ ആ സ്ഥലങ്ങളില്‍ നിന്നും വരുന്നുണ്ട്. ഒരു കൂട്ടുകാരി പറയുകയുണ്ടായി. തനിയെ രാത്രി കിടന്നു വെള്ളം കാലില് തട്ടിയപ്പോളാണ് വീട്ടില് വെള്ളം കേറിയ കാര്യം അറിഞ്ഞത്. അപ്പം അത് എനിക്ക് ഞാന്‍

അത് സാധാരണെ ഇത് സാധാരണ സംഭവിക്കുന്നതാണെങ്കിലും ഞാനാദ്യമായിട്ടാണ് അത് കേള്‍ക്കുന്നത്. ഇതെല്ലം അവസ്ഥയാണ് പലരുടെയും യഥാര്‍ത്ഥമാണ് യാഥാര്‍ത്ഥ്യമാണ് എന്ന് ഞാന്‍ ആഎല്ലാം നഷ്ടമാണ്. അത് ഈ കാലാവസ്ഥ ഇത്രയും അധികം മാറിയിട്ടുണ്ട്. ഇതിനു കാലാവസ്ഥ മാത്രമല്ല. കാലാവസ്ഥയുടെ മാറ്റം കാരണം നമ്മളുടെ പല സ്ഥലങ്ങളുടെയുംമാറിയിട്ടുണ്ട്. ആഹ്. അത് ശരിയാണ്. പറഞ്ഞത് ശരിയാണ്. ഏഹ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പല ഈ ഒരു പ്രളയം ഒരു പ്രതീക്ഷിക്കാതെ വെള്ളം പൊങ്ങുമ്പോഴാണ് പലരും പേടിക്കുന്നത്. എന്ന് വെച്ചാൽ ഏഹ് ഏഹ് എന്റെ അമ്മാവന്റെ വീട്ടിൽ സംഭവിച്ചത് പോലെ എന്റെ അമ്മാവന്റെ വീട് അരിമ്പൂർ തൃശൂർ ആ ഭാഗത്താണ്. രണ്ടായിരത്തിപ്പതിനെട്ടിലെ പ്രളയത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. അദ്ദേഹം ഒ ഒ ഉറങ്ങുവായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു പുലർച്ചെ രണ്ട് രണ്ടര ആയപ്പോഴാണ് അവിടെ വെള്ളം പൊങ്ങി തുടങ്ങിയത്. അപ്പോൾ വെള്ളം പൊങ്ങിത്തുടങ്ങി ഏഹ് എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന് ഏഹ് അമ്മാവൻ എഹ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കാൽ നിലത്തേക്ക് കുത്തിയപ്പോഴാണ് വെള്ളത്തിലേക്കാണ് കാൽ കുത്തുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് വീടും ഏഹ് കുറച്ചൊക്കെ ഒരു മുട്ടുകാലിന്റെ അത്രയും ഉയരെ മുങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് പ്രളയം ഇതൊരു പ്ല...പ്രളയമാണ് ആ ഡാം ആ ഒരു വെള്ളം ഒരു പരുധി വിട്ട് തുറന്ന് വിട്ടത് കാരണം അത് പല ഭാഗങ്ങളെയും ബാധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഭാഗത്ത് ബ...ബാധിക്കില്ല എന്ന് കരുതിയിരുന്നിട്ടു കൂടി അവിടെ അവിടെ വരെ വെള്ളം പൊങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാ ഏഹ് സ...സർക്കാരായാലും ഭരണകർത്താക്കളായാലും അതിന്റേതായ രീതിയിൽ ഏഹ് ഏഹ് അൽ ചിട്ടമായ രീതിയിലുള്ള ഏഹ് വേണ്ട തീരുമാനങ്ങൾ എട്...എടുക്കുകയായിരുന്നുവെങ്കിൽ അത് സമാ...സദാസമയത്ത് തന്നെ തീരുമാനങ്ങളെടുത്ത് വളർ...പതുക്കെ പതുക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നതെങ്കിൽ ഇത്രത്തോളും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രളയം വന്ന് വന്ന് വന്ന് ഇപ്പോൾ വെള്ളത്തിന് ഇപ്പോൾ നദിയിലെ ആയാലും കടലിലെ ആയാലും വെള്ളത്തിനറിയാം ഏത് വഴി പോയാൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റും. വഴിയെല്ലാം ഏഹ് വേ തടാകങ്ങളും നദികളും തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അത് വഴി വെള്ളം പോകുമ്പോൾ ഇനി അടുത്ത തവണ വെള്ളം പൊങ്ങുമ്പോഴും നദികളും ഏഹ് പുഴകളുമൊക്കെ അതുവഴിയാണ് വരിക. ഏത് വഴിയിലൂടെയാണോ അവർ കഴിഞ്ഞ കൊല്ലം സഞ്ചരിച്ചത്, അതേ വഴിയിലൂടെ തന്നെ അവർ വീണ്ടും വരും. അങ്ങനെയൊരു ഏഹ് പെട്ട് ...പ്രശ്നമാണ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. യ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ ആദ്യമായി പ്രളയം വന്നപ്പോള്‍ പ്രളയത്തില് ഒഴുകി വന്ന മാലിന്യം കണ്ടിട്ട് എല്ലാരും നമ്മളുടെ കേരളത്തില് മാലിന്യം കൊണ്ട് ആറ്റിലും, പുഴയിലും, കടലിലും ഒക്കെ നിക്ഷേപിച്ചത് അത് തിരിച്ചു കടല്, പുഴയും നമുക്ക് വേണ്ടി തിരിച്ച് ന്നിട്ട്

ദേഷ്യപ്പെടുത്തിയപ്പം ആള്‍ക്കാര് ഒരു പാട് പറഞ്ഞു. കളില്, സാമൂഹിക മാധ്യമങ്ങളില്‍ ഒക്കെ അതിനെ കുറിച്ച് ചര്‍ച്ചയുണ്ടായി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോള്‍ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്..

അവസ്ഥ നമ്മള്‍ ചെയ്യുന്ന പ്രവര്‍ത്തികള്‍ മാറ്റിയിട്ടായി ഇപ്പോഴും മാലിന്യം നിക്ഷേപിക്കു എന്നിട്ടും കായലിലും, പുഴയിലും ഒക്കെ തന്നെയാണ്. ഇനി എത്ര പ്രളയം വന്നാലും നമ്മുടെ ആളുകള്‍ പഠിക്കുകയില്ല. എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. ആഹ്. ശരിയാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ മാലിന്യം കുമിഞ്ഞ് കൂടി കുമിഞ്ഞ് കൂടി വളരെയൊരു ഒരു പ്രശ്നമായി ഇപ്പോൾ. ആഹ് കടലായാലും പ്രകൃതി പ്രകൃതിയായാലും അത് ആഹ് അതിന്റേതായ രീതിയിൽ പ്രകൃതിയുടെ ഒരു പ്രതികാരമാണ് അപ്പോൾ നമ്മൾ ആ കണ്ടത്. മാലിന്യം നമുക്ക് തന്നെ തിരിച്ച് കൊണ്ട് വന്നു തന്നു. അപ്പോൾ ഇനിയെങ്കിലും...ഇനിയെങ്കിലുമൊരു ഏഹ് യുവതലമുറയ്‌ക്കെങ്കിലും ഈ ഒരു മാലിന്യ നിർ...ഈ മാലിന്യത്തെ വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു മോഹമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പ്രകൃ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃ...പ്രകൃതിയെ സംരക്ഷിക്കുക

എത്രയും വേഗം നമ്മളെല്ലാരും ഇതിനെ കുറിച്ച് ബോധവല്‍ക്കരണപ്പെട്ടു മാറുക

അത് പി...ശരി എന്നാൽ. നമുക്ക് ഇനി പിന്നീട് സംസാരിക്കാം. ശരി.